ആ ജൌഹരേ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ?

നാട്ടില് മഴയൊക്കെ ഉണ്ടോ? എഅ മഴ ഒക്കെ ഇവിടെ അടുത്തൊന്നും പെയ്തിട്ടില്ല. രണ്ടു ദിവസം മുന്നേ പെയ്തിരുന്നു. ആ ഞാന് വിളിച്ചത് ചെറിയ ഒരു ആവശ്യത്തിന് ആയിരുന്നു. ഇപ്പോ ഞാന് ഒരു ചെറിയ ഒരു പദ്ധതിന്റെ ഒരു പുറകിലാണ് ഓരോ നാട്ടിലെയും ഇങ്ങനെ കലാവസ്ഥനെ കുറിച്ചിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഒരു പഠനം നടത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അതിന്റേതായ ഒരു ആവശ്യത്തിന് വേണ്ടിയാ ഞാനിപ്പോ ജൌഹറിനെ വിളിച്ചത് . ആയിക്കോട്ടെ ജൌഹറിന്റെ നാട് താനൂരല്ലെ? താനൂര് മൌര്യ പറേന്ന അല്ലേ സ്ഥലം ?

മോരിയിലെ ഒരു കാലാവസ്ഥയെ കുറിച്ച് എന്താ എന്താണ് ജൌഹറിന് പറയാനുള്ളത്?

സ്ട്രോങ് ആയ കാറ്റായിരിക്കും . നമ്മൾ ഇപ്പോ ഇവിടത്തെ കാറ്റൊക്കെ നമ്മളെ അടിച്ചാ നമ്മുടെ സകിന്നിനൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാകും എന്നാണ് കെട്ടിക്കണ്. നമ്മള് അങ്ങനെ ഇവിടെ തന്നെ ജീവിക്കണ ആളായത് കൊണ്ട് നമുക്കങ്ങനെ ഫീല് ചെയ്യലില്ല അനുഭവിക്കാറില്ല. പക്ഷേ പുറത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ

ആ അപ്പോ ഒരു പിന്നെ നവംബര്

ആ എനിയിപ്പോ എന്നാ ഒരു നവംബര് ഏകദേശം അവസാനമായല്ലോ അഥവാ ഇപ്പോ ഒരു ഞമ്മള് ശീതകാലം സ്റ്റാർട്ട് ചെയ്യാനായി അല്ലേ?

ആ അപ്പോ എ നാട്ടിലൊക്കെ എന്താണ് അവസ്ഥ? തണുപ്പ്ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഓഹ് അങ്ങനെ എന്നാലും ഇപ്പോ നമുക്ക് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോ ശരിക്ക് ഇപ്പോ മഞ്ഞ് കാലം ആയി തുടങ്ങേണ്ടത് ആണ് പക്ഷേ ഇപ്പോ ഇവിടെ മഴ ന്റെ ഒക്കെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ .

അപ്പോ താനൂരിലൊക്കെ ഇതേ പോലെ കാലാവസ്ഥ എന്തേലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാകാരുണ്ടോ? കാലാവസ്ഥ ടൈമില് എന്തെങ്കിലും എന്താ യാത്ര പ്രേമികള് ആരെങ്കിലും വരാറുണ്ടോ? അങ്ങനെ വിനോദ സഞ്ചാരികള് ഒക്കെ വരുന്ന സ്ഥലമൊന്നും അല്ല ഇവിടെ മ്ഹ് അല്ല തീരപ്രദേശത്തെ ഒക്കെ ഒരു അവസ്ഥ എന്താ കാലാവസ്ഥ സമയത്തെ ഇങ്ങനെ എന്താ പറയാ മഴക്കാലം കൂടിയാല് ആണ് ഇവിടെ തീരദേശം ഒരു വറുതി ക്കാലം ആകുക. കാരണം എന്താന്നു വച്ചാല് അവർക്കൊന്നും കടലിൽ പോകാനുള്ള സൌകര്യം ഉണ്ടാവൂലാ. കാരണം മഴക്കാലത്ത് അവരുടെ വീട്ടിലൊക്കെ ഒരുപാട് പട്ടിണിയും പരുവട്ടമൊക്കെ ആയിരിക്കും എഅ കാലത്ത്

ആ എന്താണ് മനസ്സിലായില്ല. അല്ല ഞാൻഒരു ഈ ഈ അടുത്ത് കേളക്കാൻ സാധിച്ചു ഈ കടപ്പുറം വാസികൾക്ക് സാധാരണ കടത്തീന്നാണല്ലോ പറയാറുള്ളത് അല്ലേ?

അതേ മഴക്കാലത്ത് ആവല്ലോ അത് ആ വെള്ളക്കേറ്റം അത്പോലെ കടൽക്ഷോഭം ഒക്കെ ഉണ്ടാവുമ്പോഴാണോ അവര് കൂടുതല് ബുദ്ധിമുട്ടാറ് ? ആ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ലേ? അല്ലാതെ വെള്ളം ഇല്ലാത്ത കാലത്ത് എങ്ങനാ ഇപ്പോ പ്രതിസന്ധി ഉണ്ടാകാ?

എഅ ചോദിച്ചത് പ്രസക്തി ഉള്ള മാതിരി എനിക്ക് തോന്നുന്നില്ല. ആ അതേ അതേ അപ്പോ നിന്റെ അപ്പോ ഇവര് ഈ മഴക്കാലത്ത് എന്താ ചെയ്യാറ് ഭക്ഷണത്തിനായാലും അത്പോലെ താമസത്തിനായാലും ഒക്കെ അവര് എന്ത് എന്താ എന്താ ചെയ്യാറ്? ഓര് ആ നമ്മള് ആ കാലാവസ്ഥ എന്നുള്ള സംഭവം എന്ന് വച്ചു നോക്കുകയാണെങ്കിൽ അപ്പോ അത് അങ്ങനെ ഒന്നും ബാധിക്കുന്നില്ല ശരിക്കും അതായത് പണ്ടൊക്കെ ഇങ്ങനെ ഓര് ക്ക് ആ കാലത്ത് വരുതി ആണെന്നുണ്ടെങ്കില് ഇപ്പോഴത്തെ ഒരു തലമുറ ഓര് ഈ കാലാവസ്ഥ ഒക്കെ മുൻകൂട്ടി അറിഞ്ഞാ തന്നെ ഓര് പൈസ എല്ലാം എടുത്തു വെയ്ക്കും അത് ശേഖരിച്ചു വെയ്ക്കും

അപ്പോ എഅ കാരണത്താല് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. നാട്ടില് വേണ്ടത്ര മഴ കിട്ടുന്നുണ്ടോ?

നാട്ടില് വേണ്ടത്ര മഴ ഓക്ക് കിട്ടീട്ടുണ്ടോ? ആ അത് കേരളത്തില് മൊത്തത്തില് ഒരു അവസ്ഥ ഇപ്പോ അങ്ങനെ ആണല്ലോ? അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്നല്ലാതെ ജൌഹറിന്റെ വീട്ടിലെ അവസ്ഥ ഒക്കെ എന്താ വെള്ളം ഒക്കെ ഉണ്ടോ? അത്യാവശ്യം വെള്ളം ഒക്കെ ഉണ്ടോ ? വെള്ളം താരതമ്യേനെ കുറെ നല്ല ഉള്ള സ്ഥലാണ് എന്നുണ്ടെങ്കിലും ഞാന് താമസിക്കുന്ന ഭാഗത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് .

അങ്ങനെ അല്ല ഇന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ? ഞങ്ങള് കുറച്ചോര് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയ കാരണത്താൽ തന്നെ ഇവിടെ ഒക്കെ ലോറിക്ക് ഒക്കെ വെള്ളം കൊണ്ട് വരുന്ന അവസ്ഥയാണ് ഇവിടെ സാധാരണ ഉള്ളത്. ഏതായാലും വിലയേറിയ എന്താ അഭിപ്രായത്തിന് നന്ദി പറയുകയാണ്. ഞാൻ എന്തായാലും വീണ്ടും വിളിക്കുണ്ട് കേട്ടൊ?